മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് മുക്കാല്‍ഭാഗവും കാൽ ഭാഗവും എന്ന തോതില്‍ വീതിയില്‍ രണ്ടു കഷ്ണങ്ങളാക്കുക. ഇത് മാറ്റി വെക്കുക. ഇനി മൂന്ന് table ഉസ് spoon നെയ്‌ ചൂടാക്കുക. അതില്‍ അരിഞ്ഞ ഒരു സവാളയും, അരിഞ്ഞ പച്ചമുളകും ചേര്‍ക്കേണ്ടതാണ്. ഒരു minute ഇളക്കിയ ശേഷം. മുളകുപൊടിയും മഞ്ഞള്‍പ്പൊടിയും ചേര്‍ക്കുക. വീണ്ടും ഇളക്കി വേവിച്ച പച്ചപട്ടാണിയും അരച്ച മസാലയും കൂട്ടി ചേര്‍ക്കുക മുട്ട കഷ്ണങ്ങളാക്കിയതും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേര്‍ക്കുക. ഇനി കുറുകുമ്പോള്‍ അഞ്ചു minute വേവിക്കുക. പിന്നീട് ചെറുതായി അരിഞ്ഞ മല്ലിയില ചേര്‍ത്ത്

നന്നായി ഇളക്കി ചെറു തീയില്‍ അഞ്ചു minute വച്ച ശേഷം ഇറക്കി വെക്കണം. ചൂടോടെ വിളമ്പാം. അടുത്തത് ഞാന്‍ ഇവിടെ തയ്യാറാക്കാന്‍ പോകുന്നത് chicken പുലാവ് ആണ്. അതിന് വേണ്ട ingredients കള്‍. കോഴി കഷ്ണങ്ങളാക്കിയത് മുക്കാല്‍ kilo. ബസുമതി അരി അര kilo. സവാള ഒരു kilo. വെളുത്തുള്ളി പതിനാറ് അല്ലി. പച്ചമുളക് എട്ട് എണ്ണം. കുരു മുളക് പതിനാറെണ്ണം ഗ്രാമ്പു പതിനാറെണ്ണം, കറുവപ്പട്ട രണ്ട് inch കഷ്ണം. കസ്കസ് ഒരു table ഉസ് spoon. ജീരകം രണ്ടു table ഉസ് spoon. മൈദ മൂന്നു table ഉസ് spoon. മുളകുപൊടി മൂ~ ഒരു table ഉസ് spoon. മഞ്ഞള്‍പ്പൊടി ഒരു table ഉസ് spoon. ഇഞ്ചി ഒരു കഷ്ണം. പുളി ഒരു നെല്ലിക്കാ വലുപ്പത്തില്‍ ഉള്ളത്. തേങ്ങ ചിരവിയത് ഒന്ന്. വനസ്പതി മുന്നൂറു gram മല്ലിയില ഒരു പിടി.

ജീരകം, മൈദ, എന്നിവ ചീനച്ചട്ടിയില്‍ വറുക്കുക. നാലു സവാള എട്ട് വെളുത്തുള്ളി അല്ലി, തേങ്ങ, എന്നിവ ചേര്‍ത്ത് വറുത്ത സാധനങ്ങള്‍ മയത്തില്‍ അരച്ചെടുത്തു മാറ്റി വക്കുക. നെയ്യ് വലിയൊരു പാത്രത്തില്‍ ചൂടാക്കുക. അതില്‍ അരിഞ്ഞ പച്ചമുളകും അരിഞ്ഞ അര kilo വലിയ സവാളയും ഇട്ട് ഒരു minute ഇളക്കുക. പിന്നീട് ചതച്ച ഇഞ്ചി ചതച്ച എട്ട് വെളുത്തുള്ളി അല്ലി, എട്ട് ഗ്രാമ്പു, ഒരി inch പട്ട, എന്നിവ ചേര്‍ക്കുക. എന്നിട്ട് ഒരു minute ഇളക്കുക. പിന്നെ മുളകുപൊടി, മഞ്ഞള്‍പ്പൊടി, കോഴി കഷ്ണങ്ങള്‍ ആവശ്യത്തിനു ഉപ്പ്, അര cup വെള്ളം, എന്നിവ ചേര്‍ക്കുക, തുടര്‍ന്ന് അരച്ച മസാല ചേര്‍ത്ത് കോഴി ഭാഗിഗമായി വേവിക്കുക. ശേഷം മാറ്റി വച്ച തേങ്ങ അരപ്പും അരിയും ചേര്‍ക്കുക.

ആ എന്തൊക്കെയാ വിവരങ്ങള് എന്ത് കൊഴപ്പൊന്നുല്ല നല്ലതെന്നേണ് ആ വീട്ടിലൊക്കെ എല്ലാർക്കും സുഖല്ലേ ആരിക്കും കൊഴപ്പൊന്നൂല്ലല്ലോ ഇല്ല ആർക്കും കൊഴപ്പൊന്നുല്ല സുഖാണ് എന്താ അവിട്ത്ത വിവരങ്ങളൊക്കെ ഇവിടേം സുഖാണ് ആർക്കും കൊഴപ്പൊന്നുല്ല സുഖായിങ്ങനെ പോണു

എന്താപ്പോ vacation ഒക്കെയല്ലേ എന്താ പരിപാടി എന്താ വെർതെ വീട്ടിലിങ്ങനെ ഇരിക്ക്യാണ് നല്ല ചൂടൊക്കെയല്ലേ പൊറത്തു എറങ്ങാൻ പറ്റൂല അത് കാരണം ഇങ്ങന വീട്ടിലിരിക്കെന്നെ ആ ചൂട് കാരണം തീര പൊറത്തെറങ്ങാൻ പറ്റാണ്ടായി നല്ല ചൂടാണ് വീട്ടിലു അകത്തിരുന്നാലു ചൂടിന് കൊറവൊന്നില്ല ആ അതെ മ് എന്താപ്പോ വെർതെ വീട്ടിലിരിക്കെന്നേരിക്കു അലേ പരിപാടി ആ വെറുതെ ഇരിക്കെന്നെയാ പ്പോ ഞാൻ വെർതെ ഇരിക്കുമ്പോ news കേക്കു ആർന്നു അതിലിപ്പെന്താ കാര്യായിട്ട് പറയണ് news കണ്ട full corona ന കുറിച്ചിട്ടല്ലേ ഇപ്പൊ corona നല്ല കൂടുതലാണ് കേരളത്തിൽ ആ corona ക്കൊന്ന് അവസാനിച്ചതിയതായിരുന്നാലേ പിന്ന വീണ്ടും വന്ന്ക്കുണു നല്ല കൂടുതലായിട്ട് ആ അതേ corona ഇപ്പൊ നല്ല കൂടുതലാണ് ഉം കയ്‌ന പ്രാവിശ്യം തന്നെ corona ക്കൊന്ന് ഉതുങ്ങിയതായിരുന്നു ഇപ്പൊ പിന്നെ വീണ്ടും നല്ല കൂടുതലായിട്ടിണ്ട് കയ്‌ന പ്രാവിശ്യം തന്നെ corona വന്നിട്ട് നല്ല രീതിയില് ബുദ്ധിമുട്ടി എല്ലാരും ആ നല്ല ബുദ്ധിമുട്ടെല്ലാർന്നോ എല്ലാരിക്കും ഒന്നിനും പറ്റാതെ ഉം ഇപ്പൊ പിന്ന വീണ്ടും വന്നുക്കു എന്തായും ഈ സാഹചര്യത്തിലൊക്കെ mask നിർബന്തക്കലാ നല്ലത് എല്ലാവർക്കു ഒന്ന് ഉം അഎന്നെയാ നല്ലത് കയ്‌നറാശം രണ്ട് mask കൊക്കെ ഇട്ടിട്ടല്ലേ എല്ലാരും പൊർത്തൊക്കെ എറങ്ങിയിരുന്നത് ആ അത് കാരണം ഒരു പരിധി വരെ നമക്ക് ഇതാക്കാൻ പറ്റിയല്ലോ ആ ആ ഇവ്‌ട വീട്ടിലെല്ലാരും vaccine ഒക്കെ എടുക്കക്ക്ണു കുട്ടിയാളും മുതിർന്നവരൊക്കെ അവിടെയോ

ആ ആ വെച്ചുക്കുണി

മേ vaccine വെച്ചത് കൊണ്ടും വെർല്ലാന്നൊന്നും പറയാൻ പറ്റൂല എന്നാലു ഒരു പരിധി വരെ വരാതിരിക്കാന് നല്ല സാധ്യത ഇണ്ട് ന്നേ പറയാൻ പറ്റുള്ളൂ ആ vaccine വെച്ചരിക്കും ഇപ്പൊ വരിണൊക്കെ ഇണ്ടീ ആ വേറെന്തൊക്കെ വേറെന്താ അവിടടുത്ത് ആരിക്കേലു report ചെയ്തുട്ടെന്തേലു ഉണ്ടോ corona ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ report ചെയ്തിട്ടൊന്നില്ല കയ്‌ന റാശ്യം നല്ല ഈ corona ൻറെ അന്ന് ഉണ്ടായിരുന്നല്ലോ അപ്പോഴൊക്കെ ഇവിടടുത്ത് കൊറേ പേരിക്ക് report എയ്തിർന്നു ഇവിട containment zone ഒക്കെ ആയിർന്നു പൊറത്തൊന്നു എറങ്ങാൻ പറ്റാതെയും ആ ഇവിടേം അങ്ങൻതന്നേർന്നു നല്ല രീതിയില് കൂടുതലായിരുന്നു പൊറത്തൊന്നു എറങ്ങാൻ പറ്റാതെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ആട വീട്ടിലാർക്കേലും ഉണ്ടായിരുന്നോ ഇവ്‌ട വീട്ടിലിണ്ടായിർന്നില്ല ട്ടോ ങ്ങൾടെ വീട്ടിലാരിക്കേലും ഉണ്ടാർന്നോ

quarantine ആയിരുന്നു ആ പക്ഷാ സമയത്തൊക്കെ ഇണ്ട് നല്ല പനിയും ജലദോഷോക്കെയാണ് അഹ് കാരണം പേടിയാർന്ന് ഇനീപ്പൊ corona റ്റായിരിക്കോന്ന് വിചാരിച്ചിട്ട് ആ ഇപ്പഴു അങ്ങൻതന്നെ ഇവടക്കെ വീട്ടിലൊക്കെ കുട്ടിയാൾക്കൊക്കെ പനിയു ജലദോഷോക്കെ ആയിട്ട് hospital ലോക്കെ പോയ് നോക്കുമ്പോ അവിടെയൊക്കെ അവിടെയൊക്കെ full തെരക്കാണ് എല്ലാ hospital ലോളും പനിയാർഞ്ഞ് ആ എല്ലാർക്കുപ്പം അതെന്നേണേയ്

ഇബ്‌ട വീട്ടിലു ഇപ്പൊ കുട്ടിയാൾക്കൊക്കെ ആ മരുന്ന് കൊടുത്തട്ടൊണ്ട് പെട്ടന്നൊന്നും മാറുന്നൊന്നു ഇല്ലേയ് ഇല്ലേ മാറിണില്ല അതാണ് മാറിയാലും പിന്നിയും വീണ്ടും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാ വീണ്ടും വര് ആണ് രണ്ട് മൂന്ന് തവണ കൊണ്ട് പോയിട്ടും കൊറവ് കാണുണൊന്നില്ല

മാറും മ്പോ മരുന്ന് കൊടുക്കുമ്പോ വിടും പനി പക്ഷെ പിന്ന വീണ്ടും വരും

ആ dose കഴിഞ്ഞാ പിന്ന വീണ്ടും വര്അ ആ അതെ ഉം അവടെ കുട്ടികൾക്കൊന്നു school ന്നു ഇല്ലല്ലൊ ലേ vacation അല്ലേ ആട school ഒക്കെ അടച്ച്ക്കല്ലേ ഇപ്പൊ school ഒന്നുല്ലല്ലോ ഇപ്പൊക്കെ വീട്ടിലെന്നെ കുട്ടികൾക്ക് കളിയ്ക്കാനൂടി പൊറത്തെറങ്ങാൻ പറ്റൂല അങ്ങന ചൂടായിട്ട് ആ ചൂടായതോണ്ടേ കുട്ടിയൾക്കൊന്നു പൊറത്തെറങ്ങാൻ പറ്റാതായി ആരിക്കും വീട്ടിലു അകത്തായാലും നല്ല ചൂടെന്നെ പൊറത്തെറങ്ങാൻ പറ്റാതെ നല്ല ബുദ്ധിമുട്ടായിപ്പോ ആ വേറെന്തൊക്കെ വേറെന്താ ഇങ്ങളെ വീട്ടില് കൊഴപ്പോന്നില്ലല്ലോ

ആ നല്ല കൂടുതലെന്നേർന്നു ഇബടേം അങ്ങൻതന്നേര്ന്നു പൊറത്തൊന്നു എറങ്ങാൻ പറ്റാതെ സാധനങ്ങൾ വാങ്ങിക്കാനും കൂടി പൊറത്തെറങ്ങാൻ പറ്റാതായ് നല്ല ബുദ്ധിമുട്ടേർന്നു സാധനങ്ങളൊക്കെ എങ്ങനെ കൊടന്നേർന്നേ ഇങ്ങക്ക് ഏർ കടകൾ ഒക്കെ പോയിട്ട് police കണ്ടാലു ഇങ്ങനെ സാധനം വാങ്ങിക്കാനിന്ന് പറഞ്ഞാലൊക്കെ വെല്യ പ്രശ്നോന്നുണ്ടായിരുന്നില്ല എന്നാലു ആ ആളുകൾക്ക് തീര വെലയില്ല അതാണേ ആളുകള് പിന്നിയിങ് തമാശ മായിരി പിന്നിയും പൊറത്തെറങ്ങി mask ഒന്നും വെക്കാതെ

നടന്നതെന്നെ കൊറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതോണ്ടെന്നെ അടുത്തൊക്കെ full പോലീസും ബഹളു ഒക്കെ ആയിരുന്നു ആ പക്ഷേ fine ആ fine അടച്ചോണ്ട് ഒരു പരിധി വരെ ആളുകൾക്ക് കൊറച്ചൊക്കെ ഒരു ബോധണ്ടായർന്നു

ആരും അകലം പാലിച്ചിട്ടു നിക്കൂലാ അതു അല്ല sanitiser ഒന്നു ഇപ്പെവിടേം കാണണില്ല കയ്യൊന്നു ആരും wash എയ്യണുല്ല ഇപ്പഴും ശരിക്കു പൊർത്തൊക്കെ പോയ് വന്നാല് wash എയ്യാതെ ഉള്ള് ക്കൊന്നു കേറാനെ പാടില്ല പ്രത്യേകിച്ചീ വീട്ടിലെ കൊറേ കുട്ടിയാളും മുതിർന്നാരു ഒക്കെ ഇണ്ട ഇണ്ടാവുമ്പഴേ

പെട്ടന്നവരിക്കൊക്കെ രോഗം വരാൻ സാധ്യതയുണ്ട്

ആട വീട്ടില് പ്രയായവരില്ലേ പ്രായയവരൊക്കെണ്ട് പക്ഷെ കൊഴൊപ്പൊന്നില്ല അവർക്കിപ്പോ വേറെ അസുഖോള്ളോരാണ് അപ്പൊ പേടിയാണ് അങ്ങനുള്ളവർക്കാണ് പെട്ടെന്ന് വർണത് ആഹ് ഉം പിന്നെ വേറെന്തൊക്കെ വേറെന്താ ആരിക്കും കൊഴപ്പൊന്നു ഇല്ലാതിരിക്കട്ടെ അലേ ആ അതെന്നെ പറയാനുള്ളത് വേറെ കൊഴപ്പൊന്നു ഇല്ലാതിരിക്കട്ടെ ആ പിന്നെ വേറെന്താ school അടച്ചില്ലേ എനിയിപ്പം vacation കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്താ ഇനി BA എടുക്കണം ആ അവിടടുത്ത് government colleges ഒക്കെ ഇണ്ടോ college കളൊക്കെ നല്ലതുണ്ടോ അവിടടുത്ത് ആ college ഒക്കെ ഇണ്ട് പക്ഷെ mark വേണല്ലാ admission കിട്ടണെങ്കിൽ അതാണ് പ്രശ്നം ആ ചൂ മഴ പെയ്തിർന്നോ ഇതിൻറെടക്ക് അവിട എവിടെങ്കിലും രണ്ടീസം മഴക്കെ പെയ്താർന്നു മഴ പെയ്തിട്ടെന്താ കാര്യം പെയ്തപ്പൊ നല്ല ചൂട് കൂടുഅ ചെയ്തത് അത് കാരണം അസുഖം കൂടുതലായിറ്റ് ഇവിടേം അങ്ങൻതന്നെ ഒരു തവണൊക്കെ മഴ പെയ്തു പക്ഷെ ചൂട് കൂടുഅ ചെയ്തത്

വീട്ടിനകത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥായി ഭയങ്കര ചൂട് കാരണേ ആ ഒന്നാമതീ ചൂടായിട്ടാ തോന്നുലേ corona ഇങ്ങനെ കൂടുതലാവണത്

എല്ലാരു ഈ ചൂട് കാരണം പച്ചാള്ളല്ലേ ഇങ്ങന കുടിക്കണത്

ആ ശരിക്കു ഈ തിളപ്പിച്ചാറിയ വെള്ളേ കുടിക്കാൻ പറ്റുള്ളൂ ഈ സമയത്തൊക്കെ ആരും കുടിക്ക്ണില്ല തോന്നു കാറ്റു ഉണ്ട് പക്ഷെ കാറ്റും ചൂടൊന്നു ചൂടാ വെർണത് തണുപ്പൊന്നില്ല കാറ്റായാലും ചൂടും കാറ്റും ആ നല്ല ചൂടാണ്

പൊർത്തൊന്നു എറങ്ങാൻ പറ്റണില്ല പൊറത്ത്ന്നല്ല വീട്ടിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ അതാണ് പ്രശ്നം

ചൂടല്ലേ കുട്ടികൾക്കു ഒക്കെ പോകാനും പറ്റൂല school ല് class ലൊന്നു ഇരിക്കാനും പറ്റാത്ത അവസ്ഥയായിരിക്കും പക്ഷെ ആദ്യത്തൊന്നും പോലെ ഒരു വർഷോക്കെ school അടച്ചിടാന്നൊക്കെ പറഞ്ഞാ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാണ് വർഷം അങ്ങന പോയിക്കിട്ടുമ്പോ ആ corona സമയത്ത് അങ്ങനെല്ലേർന്നോ ഒരു വർഷം അതില് കൂടുതൽ അടച്ചിട്ടിണ്ടായിരുന്നു full online class ഒക്കെ എല്ലേർന്നോ ആ അതാണ് പ്രശ്നെ അങ്ങൻത്തൊന്നു ഇത് വരാതിരിക്കട്ടെ ആ ആദ്യം ഒക്ക ആദ്യം മുതലാവും വീട്ടിലൊന്നു ആർക്കും ജോലിയൊന്നുല്ലാതെ ഒക്ക വീട്ടിലെന്നെ ഇരിക്കണ്ടി വരും online class ആണെങ്കിൽ കുട്ടികളൊന്നും പഠിക്കു ഇല്ല

ആ കുട്ടികൾക്കും തന്നെ എവടക്കും തന്നെ എറങ്ങാൻ പറ്റില്ല ഈ ഒരു mobile phone ന്നെല്ലേ ഉള്ളൂ class കഴിഞ്ഞാലും കുട്ടികള് class ന്നുള്ള പേരും പറഞ്ഞിട്ട് കുട്ടികളെന്നെ പഠിക്കാതെ എത്ര പേര് phone ല് കളിച്ചിരിക്കണവരിണ്ട്

ആ അതാണ് പേടി

കുട്ടിയാളെന്നെ എത്ര കുട്ടിയാളങ്ങനെ അപകടത്തിൽ പോയി ചാടുന്നുണ്ട് phone ല് കളിച്ചിരുന്നിട്ടുള്ള സമയം full വെറുതേ phone ല് കളിച്ച് കളഞ്ഞിട്ട് ശരി phone ഒന്നും കളിക്കാൻ കൊടുക്കെന്നെ ചെയ്യർത് ഉം പക്ഷെ online class ഒക്കെ ആയ സാഹചര്യത്തിൽ അതല്ലാതെ വേറെ വഴിയിണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ ഒരുപാട് ആളുകൾ phone ഒക്കെ TV യൊക്കെ ഇല്ലാതെന്നെ ബുദ്ധിമുട്ടിയിരുന്നു online class ഒക്കെ ആയിട്ടേ അതാണ് പറയണേ അങ്ങൻതൊന്നും സാഹചര്യം വരാതിരികട്ടെ ചെലപ്പോ അത് ദുരുപയോഗം ചെയ്യണവരു ഉണ്ട് പക്ഷെ ഇല്ലാത്ത കുട്ടികള് പാവോ അതിന് വേണ്ടീട്ട് നടക്കണവരു ഉണ്ട് പക്ഷാസമയത്ത് goverment എല്ലാ കുട്ടികൾക്കൊക്കെ phone ഇല്ലാത്തവരിക്ക് എന്താ phone ഒക്കെ എത്തിക്കണ സാഹചര്യയൊക്കെ ഇണ്ടായിർന്നല്ലോ ആ അതും പിന്നെ ഭക്ഷണങ്ങളും അതു ഇതു ഒക്കെ കൊടുത്തതോണ്ട് ഒരു പരിധി വെരേ ആളുകൾക്ക് വെല്യ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞേർന്നു അതാണ് ആ സമാധാനുണ്ടാർന്നത് എന്തായാലും നമ്മള് ഇപ്പുള്ള പോലെ ആവൂലല്ലോ ഒരു ബുദ്ധിമുട്ട് വന്ന് കഴിഞ്ഞാ വീറ്റിന്റുള്ളിലെന്നെ അടച്ചിരിക്കാന്ന് പറഞ്ഞാ അത് കൊറച്ചൊരു ബുദ്ധിമുട്ടെന്നെല്ലേ ആ അതേയ് ഉം വേറെന്തൊക്കെ

എല്ലാരും വീട്ടിലാ ആരും പൊറത്തെറങ്ങണില്ല ഒന്നാമത് ഈ ഒരു ഏർ പായിനൊന്ന് മണി മുതലെന്നെ തൊടക്കം ചൂട് രാവില തന്നെയിണ്ട് ചൂട് വൈന്നേരായാലും ഒരഞ്ചാറ് മണി വരെ വെയിലിങ്ങന ഇണ്ടാവും പോണെന്നില്ല വെയില്

മഴ പെയ്‌താല കൊറച്ച് സമാധാനം കിട്ടാ വിചാരിക്കു പക്ഷെ മഴ പെയ്തിട്ടെന്താ ചൂട് കൂടാന്നെല്ലാതെ ആ മഴ പെയ്താ ചൂട് കൂടുതലാണ് കൊറയുന്നതൊന്നും കാണാനില്ല

ഇനി corona ഒന്ന് കൂടി വന്ന് കയ്‌ന എല്ലാരും ഇല്ലാണ്ടാവും ആളുകളൊക്കെ വീടിന്റുള്ളിൽ ഒക്കെ ഇരുന്ന് കയ്‌നാല് ആ ചൂട് കൂടുതല്ന്ന് പറഞ്ഞാല് പ ഏർ അടുത്ത് കൊളങ്ങളു ഇത് കാര്യങ്ങളു ഒക്കെ ഇണ്ടാവുന്നോണ്ടേ ഒരു പരിധി വരെ അത് സമാധാനേർന്നു ഇപ്പൊ എവിടേം കൊളങ്ങളൊന്നും കാണിണില്ല

ഇല്ലാ ഇല് കാണുന്നു ഇല്ല അടുത്തൊന്നും ആ ഉം വേറെന്താ

ആ കുട്ടിയാൾ പൊർത്തെന്നെ എറങ്ങാൻ പറ്റാത്ത അവസ്ഥല്ലേ ചൂട് കാരണം ആ പൊറത്ത് അഥവാ എറങ്ങീട്ടുണ്ടെങ്കി തന്നെ നല്ലോം കയ്യൊക്കെ wash എയ്തിട്ട് ഉള്ളിക്കേറ്റിയ മതി കുട്ടിയാളൊക്കെ അങ്ങൻതന്നെ ചെയ്യാറ്

നമ്മള് പറഞ്ഞൊടുക്കുന്നല്ലേ അവര് ചെയ്യുള്ളൂ ഇല്ലെങ്കി അവര് അയ്ന കുറിച്ചിട്ടൊന്നും കാര്യായിട്ട് അറിയില്ലല്ലോ അപ്പൊ നമ്മള് പറഞ്ഞ് കൊടുത്താ അവരത് പോലെ ചെയ്യും ഒന്നാമതീ ചൂടായിട്ട് സ്വാഭാവികായിട്ടും തോന്നും കുളിക്കാനൊക്കെ അതാ പിന്നെ ഒരു സമാധാനം ഉം ചൂട് കാരണം ആരിക്കും ഉള്ളിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായ് ഇപ്പൊ ആ ഒരുപാട് സ്ഥലത്ത് വെള്ളൊന്നു ഇല്ലാതെ ആളുകൾ ബുദ്ധിമുട്ടണിണ്ട് ആ പക്ഷെ ഇങ്ങൾടവിടൊക്കെ ഇപ്പൊ മറ്റേ വെള്ളം വെരിണിണ്ടോ ആ അതൊക്കെ ഇണ്ട് അതോണ്ട് കൊറെയൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോണു ആ പിന്നെ വേറെന്താ വേറെന്താ കൊഴപ്പോന്നുല്ല ഉം വീട്ടിലൊന്നു ആരിക്കും കൊഴപ്പില്ലാതെ പോണു അല്ലെ ആ ഇല്ല കൊഴപ്പൊന്നു ഇല്ല ആരിക്കും

ആ എപ്പേഴേലു ഒക്കെ കാണും ആ പൊറത്തെറങ്ങാൻ ബുദ്ധിമുട്ടായോണ്ട് കാണാനും പറ്റൂലാലേ ആ ഇല്ലേയ് അങ്ങനെ അധികം പൊറത്തു ആരു എറങ്ങണു ഇല്ല പിന്നെങ്ങനെ കാണുഅ എന്തായാലും എല്ലാരോടും അന്വേഷണം പറയണ്ട് വീട്ടില് ആ പറയണ്ട് ആ എന്ന ശരി വേറെ പ്രത്യേകിച്ച് ഒന്നുല്ലല്ലോ ഇല്ല വേറെന്താ പ്രത്യേകിച്ച് ഒന്നുല്ലാ അവിടെ കൊഴപ്പൊന്നൂല്ലല്ലോ ഇവിടെയും കൊഴപ്പൊന്നുല്ല എന്തായാലും ഒഴിവ് വിളിക്കൊന്നുണ്ട് ആ വിളിക്കണ്ട് ഇങ്ങളു എന്തേലും വിവരണ്ടെങ്കിലൊക്കെ വിളികുണ്ടു ഉം ആ ശരി ന്ന hello, നമസ്കാരം. ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ cricket നെ കുറിച്ചാണ്. cricket എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും ഏകദേശം സുപരിചിതമാണല്ലോ, അപ്പോ അതിനെ കുറിച്ച് അറിയാത്തവർക്കായി വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത്. നമ്മള് നമ്മുടെ രാജ്യം ഇന്ത്യ ഈ ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് ഈയൊരു മേഖലയിൽ

cricket എന്ന ഈയൊരു രീതിയിൽ അല്ലെങ്കിൽ ഈയൊരു കളിയിലൂടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരുപാട് പേര് കൊണ്ട വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു പേര് കൊണ്ട രാജ്യമാണ്. നമ്മുടെ ഈ രാജ്യം ഇങ്ങനെ അറിയപ്പെടാൻ തന്നെ കാരണം നമ്മുടെ പഴയ കളിക്കാർ നമുക്ക് അറിയാലൊ